ഇതിനകത്തിണ്ട് മാത്രമല്ല നോക്കിയേ ഏർ state the Lt. Governors of the union territories and the voice chairman nominated by the Prime Minister full time members that is too part members are ex official members and chief executive officer ഇതിൽ ഇങ്ങനെ കുറേ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് എന്ത് ഈ നീതി ആയോഗിന്റെ ഘടന എന്ന് പറയുന്നത് okay ആപ്പോ ഇതിനകത്ത് അടുത്ത നോക്കിയേ temporary members ണ്ട് ന്ന് പറയുന്നു ആ temporary members നെ എങ്ങനെയാ select എയ temporary members are ല്ലെ the temporary members are selected on the basis of leading University ആ leading വലിയ highest ആയിട്ടിള്ള university ന്നുള്ള നല്ല നല്ല വിവരുള്ള ആൾക്കാരെയാണ് എന്ത് ആ temporary members അപ്പൊ നല്ല നല്ല കഴിവുള്ള ആളുകളാണ് ഈന്റെ governing body ള്ള നിങ്ങക്ക് മനസിലായാലോ ല്ലെ അതേപോലെ chief executive officer by the prime minister അപ്പൊ ഈ chief executive officer എന്ന പറഞ്ഞ ആൾ എങ്ങനെയാണ് ഇ നമ്മടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ നിയമിക്കാ അപ്പൊ ഇതൊക്കെ അയിന്റെ ഒരു ഇതാണ് അയിനെക്കാട്ടിൽ important ആണ് aims of neethi ayog എന്തിനാണ് ഈ നീതി ആയോഗ് എന്തുകൊണ്ടാണ് ഈ നീതി ആയോഗ് വന്നത് എന്താണ് ഇതിൻറെ ലക്ഷ്യങ്ങൾ അത് നമ്മൾ correct ആയിട്ട് എന്താണ് ഒരു theory പോലെ തന്നെ നിങ്ങൾ പോണം നമുക്ക് അല്ലെങ്കിൽ നിങ്ങക്ക് മനസിലാവില്ലട്ടോ അപ്പൊ എ ഒന്നാമതായിട്ട് bring down the government participation and service sectors ഇത് എന്താണ് very important ആണ് okay very important ആണ്

സർക്കാർ പങ്കാളിത്തം കുറയ്ക്ക ഒന്നാമത്തെ ലക്ഷ്യം പിന്നെ കാർഷിക മേഖലയിൽ ഉത്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കാ എന്ന് വെച്ചന്ത improve the agricultural production by practicing mixed farming നമുക്കറിയാം നിങ്ങൾ ഏഴാം class ലൊക്കെ integrated farming ഒക്കെ പഠിച്ചതല്ലേ അപ്പൊ ഇതേപോലെ mixed farming ലൂടെ കാർഷിക വ്യവസ്ഥയെ പുരോഗതിലേക്ക് എത്തിക്കുക എന്ന് രണ്ടാമത്തെ ലക്ഷ്യായിരുന്നു മൂന്നാമത്തത് utilise the services of the middle class for the sustainable economic grow എന്ന് വെച്ചാൽ പ്രബല മധ്യവർഗത്തെ സാമ്പത്തിക വളർച്ച നേടാം ഏർ മധ്യവർഗം ന്ന് പറഞ്ഞ ഏകദേശം middle class people ആണ് ഇവരെ എന്താണ് സാമ്പത്തിക വാർത്ത correct വേറെ മാർഗങ്ങൾ ഒന്നില്ല അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് പോണം

പ്രയോജനപ്പെടുത്തണം ല്ലെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചക്ക് ഉപയോഗമാക്കുക പിന്നെന്താണ് ആധുനിക സാങ്കേതിക സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കുക ഏതായിരുന്നു make use of the services okay ഇതൊക്കാണ് to convert cities into living secure living centres നല്ല ഒരു ജീവിക്കാൻ ആവശ്യമായ ആവശ്യമായ ഒരു സ്ഥലമാക്കി cities നെ മാറ്റുക അതാണ് പറീന്നത് എന്താണ് ആധുനിക സാങ്കേതികവിദ്യ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക ഇത് കൂടാതെ ഒന്നു കൂടെയുണ്ട് എന്താണ് to global transformation and make the market forces പെട്ടന്നുള്ള സാമ്പത്തിക മാറ്റങ്ങൾ വരം ല്ലെ സാമ്പത്തിക മാറ്റങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരുമ്പോ അതിനെ നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കണം ല്ലേ ആഗോള മാറ്റങ്ങൾ ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക വിപണിയിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അതിനെല്ലാം തിർത്ത് മുന്നോട്ട് പോകാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക ഇതാണ് നീതി ആയോഗ് ലക്ഷ്യങ്ങൾ മക്കളെ ഇതൊരു theory part ആണ് ഇത് നിങ്ങൾ by heart എയ്ത് പഠിച്ചിട്ടേ പോകാവൂ വളരെ important ആയിട്ട് ചോയ്ക്കും നമ്മളിപ്പം ഇതുവരെയുള്ള question paper ഒക്കെ നോക്കുമ്പോ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യന്താന്ന് അറിയോ എല്ലാ പല questions ഉം repeated ആണ് ല്ലെ കഴിഞ്ഞ വർഷം ചോദിച്ചത് അതിന്റെ മുമ്പത്തെ വർഷം ചോദിച്ചത് ഒക്കെ വീണ്ടും വീണ്ടും വീണ്ടും ചോദിക്കുന്നിണ്ട് അപ്പൊ നമ്മൾ ഇതിനൊക്കൊരു പ്രാധാന്യം കൊടുക്ക അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു chapter അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി ഒരല്പം ഒര് ലേശം ഞാൻ പോന്നില്ലാട്ടോ ലേശം വെള്ളം കുടിച്ചിട്ട് ഒരൽപം വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ഞാൻ തിരിച്ച് വരാണ് okay ഇനി നമ്മളെ അടുത്ത chapter ൻ്റെ അടുത്ത chapter ഭൂമിയിലെ ജലം ഇത് നമക്ക് വളരെ interesting ആയിട്ടുള്ള chapter ആട്ടോ ഭൂമിയിലെ ജലം ന്ന് പറയുന്നേ ഭൂമിയിലെ ജലം വളരെ interesting ആണ് ഞാനിപ്പം കൊറച്ച് ജലം കുടിച്ചു ല്ലെ വെള്ളം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജീവൻറെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് അപ്പൊ ഭൂമിയിൽ wate earth ൽ എന്താണ് പറീന്നത് വെള്ളം ഇവിടെ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ കുടിക്കാൻ ആവശ്യമായ വെള്ളത്തിൻറെ അളവ് കുറവാണ് എന്ന് പന്ത്രണ്ടാമത്തെ chapter ലെ തന്നെ മനസിലാക്കുന്നു ല്ലെ കാരണം എന്താണ് എഴുപത്തിയൊന്ന് ശതമാനത്തോളം ഭൂമിയിലെ എഴുപത്തിയൊന്ന് ശതമാനത്തോളം വെള്ളമാണ് എന്നിരുന്ന പോലും കുടിക്കാൻ ആവശ്യമായ

വെള്ളാണല്ലെ അത്കൊണ്ട് space ൽ നിന്ന് നോക്കുമ്പോ ഭൂമിയുടെ colour എന്താണ് നീല colour ആയിട്ട് നമ്മൾ കാണുന്നു വെള്ളത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് വെള്ളവുമായി water മായി ബന്ധപ്പെട്ട chapter ആണ് twelfth chapter ഇതിൽ important questions ഇണ്ട് ട്ടോ അപ്പോ നമുക്കറിയാം ഏർ ഏകദേശം ആ water ൻ്റെ അളവുണ്ട് അതേപോലെതന്നെ water cycle കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട് water നമ്മളാദ്യം textbook ആണ് revise എയ textbook revise എയ്തിട്ടാണ് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് വര എങ്ങോട്ടേക്ക് വര യഥാർത്ഥ question answer ലേക്ക് വര അപ്പൊ നിങ്ങളെ ആദ്യം പാഠം പരിചയപ്പെടുത്തലാണ് ഈ പാഠം പരിചയപ്പെടുത്തുമ്പോ നമുക്കറിയാം ഏർ നമുക്ക് ഭൂമിയിൽ ഉള്ളേൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വെള്ളമുണ്ടെങ്കിലും അതിനകത്ത് ഒരു ശതമാനം വെള്ളം പോലും നമുക്ക് pure ആയിട്ട് കുടിക്കാൻ ഇല്ല എന്നുള്ള ഒരു വസ്തുത ഇതിൻറെ ആദ്യഭാഗത്ത് നമ്മളെ വരച്ചു കാണിക്കയാണ് മനസ്സിലായോ ഒരുപാട് വെള്ളമിണ്ട്‌ പക്ഷേ കുടിക്കാൻ ആവശ്യമായ വെള്ളം കുറവാന്നാണ് ഇവിടെ പറയുന്നേന്റെ class ൻ്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ അവിടെ കനിക്കിന്നിണ്ട് ലെ അപ്പോ അതേപോലെതന്നെ അതെന്നയാണ് okay പിന്നെ നോക്കിയേ ഇവിടെ നോക്ക നമുക്കറിയാം what happens in the solar radiation in the past in the water bodies water bodies ലെ solar radiation വന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും evaporation സംഭവിച്ച് അവിടെ മോളിലേക്ക് എത്തി മഴയായി മാറുന്നൊക്കെ ഇങ്ങനെ cloud formation ഒക്കെ കരണമാവുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടിണ്ട് അതേപോലെ water below the ground അപ്പൊ നമ്മളെ ഈ water below the ground നെ ഞാൻ രണ്ടായിട്ട് തിരിക്കിന്നിണ്ട് വെള്ളം water below the ground ഉ ഉണ്ട് surface water ഉണ്ട് അല്ലെ ഭൂമിയുടെ ഉപരിതല ജലമെന്നും underground water നെ രണ്ടായി തിരിക്കിന്നിണ്ട് ല്ലെ ഉപരിതലം ന്ന് പറഞ്ഞ ഭൂമിയുടെ മുകൾ ഭാഗത്ത് ല്ലെ surface water ല്ലെ ഉപരിതലം ന്ന് പറഞ്ഞ മോള് ഇള്ള നമ്മുടെ കടലും പുഴകളും തോടുകളും ഒക്കെ എന്താണ് ഉപരിതലത്തിലുള്ള വെള്ളത്തിന് ഉദാഹരണമാണ് അതേപോലെതന്നെ underground water ഇണ്ട് ല്ലെ well pond tubewell ല്ലെ ഇതൊക്കെ എന്താണ് കുഴൽക്കിണർ ഒക്കെ എന്താണ് underground water ന് ഉദാഹരണമാണ് അപ്പോ നിങ്ങക്ക് നന്നായിട്ട് അറിയാല്ലേ അപ്പോ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പം അതാണ് ഈ ഭാഗത്ത് ഒക്കെ പറയ്ന്ന underground water ഉം surface water ഉം underground water ഉം മുകളിലുള്ള വെള്ളം മുകളിലുള്ള ന്ന് പറഞ്ഞ surface ന്ന് പറഞ്ഞാൽ വെള്ളം തോട് പുഴ അതുപോലെതന്നെ ബാക്കി എന്താ പിന്നെ നമ്മുടെ സമുദ്രങ്ങൾ ഇതെല്ലാമെന്താണ് surface water ഭൂമിയുടെ ഉപരത്തിലുള്ളാണ് underground ന്ന് പറഞ്ഞ നമ്മടെ കിണർ കുഴൽ കിണർ ഏർ ഇതൊക്കെയാണ് ട്ടോ അതേപോലെതന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് question answer ലേക്ക് വരുമ്പോ നമ്മൾ discuss എയും എന്നുപോലും ഞാൻ പറയാണ് ല്ലെ സുശീരാവസ്ഥ permeability ല്ലെ ആ permeability മൂന്നു important ആണ് കാരണം ഇത് പല question paper ലും ഞാൻ കണ്ടിട്ടിണ്ട് ഇത് വീണ്ടും വീണ്ടും രണ്ട് mark നും മൂന്ന് mark നും ഒക്കെ ആയിട്ട് അത്കൊണ്ട് എന്താണ് ഈ ഭാഗം porosity permeability ല്ലെ ഇത് നമ്മക്കറിയാം pure waters ആണ് അപ്പൊ അത് അത് മൂന്നും നമ്മൾ നോക്കണം അത് question paper ൽ വരുമ്പോ നമ്മൾ discuss എയും പിന്നെ water table ആണ് എന്താണീ water table ന്ന് പറഞ്ഞാൽ water table ന്ന് പറഞ്ഞ വേറൊന്നല്ല, മഴക്കാലത്ത് ഓക്കെ എങ്ങനെയാ വെള്ളം പോങ്ങുഅ

മഴക്കാലത്ത് ഇങ്ങനെ പൊങ്ങിവരും അതിന് കാരണം എന്താണ് water table ഉയരുന്നു കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ water കണ്ടോ ഇവിടെ ഇങ്ങനെ മോളിലേക്ക് surface touch എയുന്ന ഭാഗത്തു വെള്ളം കാണാം water table ന്ന് പറയും അത് കഴിഞ്ഞാൽ എന്താണ് പിന്നെ ഒരുപാട് തരത്തിലുള്ള കിണറുകളെ കുറിച്ച് പറയുന്നുണ്ട് first എന്താണ് ഏർ അതുപിന്നെ filter അരിപ്പ കിണറാണ് മണൽ ഭാഗത്തുള്ള ല്ലെ അതുപോലെതന്നെ ഇണ്ട് ൻ്റെ അവിടെ നമ്മൾ ഇവിടുന്ന് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് മനസിലാക്കിട്ട് നമ്മൾ question paper discuss എയ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങക്ക് മനസിലാവുന്ന രീതിയിൽ ഇവിടെ നോക്കു എന്താണ് ന്ന് പറയുന്നത് നോക്കിയേ ഇവിടെ ഇവിടെ രണ്ട് നോക്കിയേ artesian wells അപ്പൊ ഇതിനെ കുറിച്ച just ഒന്ന് ഞാൻ പറയും ഒന്നുടെ പറയും ഇവിടെ നോക്കുമ്പോ നിങ്ങക്ക് ഒന്നൂടെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ രണ്ട് നോക്കിയേ impermeable rocks ആണ് impermeable ന്ന് പറഞ്ഞ ഇവിടെന്ന് ഇങ്ങോട്ടേക്കും വെള്ളം വരില്ല ഇവിടെ ഇങ്ങോട്ടേക്ക് വെള്ളം വരില്ല അതാണ് impermeable പ്രവേശനീയത ഇല്ലാത്ത പാറകൾ എന്ന് പറയും പക്ഷെ നടുക്ക് ഭാഗത്ത് ണ്ട് ഈ നാട് ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് continue ചെയ്ത് പൊന്നിണ്ട് ഇവ്ടെന്ന ഇങ്ങോട്ടു continue എന്നിട്ട് എവിടുന്നോ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നിണ്ട് അപ്പൊ അതാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കുഴൽ ഇട്ടാൽ അല്ലെങ്കിൽ ഒരു tube ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ machine ന്റെ സഹായത്തോടെ tube ഇറക്കി കഴിഞ്ഞാൽ അതെന്തെയും അവിടെന്ന് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ eject എയും കണ്ടോ ഇതേപോലെ eject എയും അതാണ് ഇവിടെ കാണുന്നെ ഇവിടെ കാണുന്നെ കണ്ടോ ഇത്തരത്തിലുള്ള well ആണ് artesian well അതിന്റെ structure ഘടന നമ്മളെ ഓർമയിൽ വേണം ല്ലെ കണ്ട് two impermeable rocks ആണ് അതിന്റെ നാട് ഭാഗത്ത് ഒരു permeable rocks ഇണ്ട് permeable ന്ന് പറഞ്ഞ വെള്ളം ഇവിടുന്ന് ഒഴുകി വരുന്നിണ്ട് അപ്പൊ അയിന്റെ നടു ഭാഗത്ത് എന്തിണ്ട് അയിന്റെ നടു ഭാഗത്ത് permeable ആണ് രണ്ട് impermeable ആണ് അപ്പൊ okay അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ് പിന്നെ വേറെന്തിണ്ട് വേറെ നമ്മൾ പിന്നെ ന്ന് പറഞ്ഞ ഉറവകളാണ് ല്ലെ മഴക്കാലത്തൊക്കെ നമ്മളെ ഉറവകൾ ഉണ്ട് അതേപോലെ ഇണ്ട് ഇണ്ട് ല്ലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭൂമിയുടെ അടിയ്ന്ന് വെള്ളം മുകളിലേക്ക് വരുന്ന ഒരു പ്രതിഭാസം അതാണെന്ത് ഇണ്ട് അതേപോലെ horizontal wells ഇണ്ട് horizontal wells നെ കുറിച്ച് പറയുമ്പോ ഇവിടെ കാസർഗോഡ് ഭാഗത്താണ് ഈ horizontal wells ല്ലെ കാസർഗോഡ് ഭാഗത്ത് ഉള്ളോരൊക്കെ ഒന്ന് just ഒന്ന് fire emojis ഇടോ കാസർഗോഡ് ഭാഗത്തുള്ളോർ ഒരു കാര്യോണ്ട് അതോണ്ടാണെ എന്താന്ന് horizontal well ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാസർഗോഡ് ഭാഗത്താണ്

okay അദ്ദേഹമാണ് ഒരുപാട് ഇത്തരത്തിലുള്ള vertical wells ഒണ്ടാക്കിയ ആളാണ് എന്ത് നമ്മടെ കുഞ്ഞമ്പു ചേട്ടൻ ല്ലെ അദ്ദേഹത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചാൽ അല്ലെങ്കിൽ കാസർകോട് കാറൊക്കെ നല്ല സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്

എന്താണ് ഇവിടെ നോക്കിയെ water pollution അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ട് important ആയിട്ട് വരുന്നത് water pollution ആണ് ഏതൊക്കെ രീതിയിലാണ് വെള്ളം ജലമലിനീകരണം നടക്കുന്നത് അപ്പോ നമ്മൾ അത് നിങ്ങൾക്ക് ഈ ചിത്രത്തി കാണുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് washing vessels ഇണ്ട് അതേപോലെതന്നെ പിന്നെ washing ഏർ പിന്നെ clothes ഇണ്ട് ല്ലെ അതേപോലെ factories ഇണ്ട് അതേപോലെതന്ന plastic ഉം മറ്റു സാധനങ്ങളൊക്കെ dump എയ്ത് ഇണ്ടാവിന്നിണ്ട് ഈ രീതിയിലൊക്കെ എന്താവും അതേപോലെതന്നെ different water pollution rates ഒക്കെ നോക്കി കഴിയുമ്പോ ആഹ് water conservation methods ഇണ്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഈ waters നെ നമുക്ക് conserve എയാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ water നെ നമുക്ക് സംരക്ഷിക്കാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ഈ chapter അവസാനിക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്കെനി നേരെ question answer ലേക്ക് വരം നിങ്ങൾ മടുത്തോ set അല്ലെ power അല്ലെ power ആണെങ്കി power വരട്ടെ power വരട്ടെ ദിയാനെ കാണുന്നുണ്ട ആഹ് okay അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ കാണിച്ചിട്ട് ഒക്കെ കാണുന്നിണ്ട് okay okay okay നിങ്ങളെല്ലാരും set അല്ലെ നമുക്ക് question ലേക്ക് പോവല്ലേ okay അല്ലെ okay okay നല്ല fire emojis okay very very very okay പലരുടെയും പേരുകൾ ഇങ്ങനെ വായിക്കാൻ കയീല ആയിഷ എന്നൊക്കെ ഇങ്ങനെ just ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാണ് ട്ടോ അപ്പൊ നമ്മൾ ഇനി നേരെ നമ്മൾ water on the earth എന്ന chapter ൻ്റെ question answer ലേക്കാണ് why is Earth is not a watery planet എന്താണ് കാരണം ഭൂമിയുടെ seventy five percentage ഉം water ഉള്ളതോണ്ടാണെന്ന് watery planets ന്ന് പറയാൻ കാരണം അതൊന്നും അത്ര important അല്ല just നിങ്ങക്കൊന്ന് mention ചെയ്തൂന്നുള്ളു ട്ടോ what is the surface water and groundwater അപ്പൊ എന്താണ് കടല് പുഴ അതേപോലെതന്നെ ഏർ ബാക്കി തോടുകൾ ഒക്കെ എന്താണ് surface water ഉം അതേപോലെ tube well well അതേപോലെതന്നെ tube well ന്ന് പറഞ്ഞ എന്താണ് കുഴൽ കിണർ അതേപോലെ well കിണറുകൾ അതേപോലെ മറ്റേ ponds ഒക്കെന്താണ് underground water ന് example ആണ് okay പിന്നെ what is porosity and permeability ഇത് very important ആണ് മക്കളെ അവിടെ നമ്മളൊന്ന് focus എയും എന്താണ് porosity എന്താണ് permeability

ആയിട്ടുള്ള ഒരു climate സാധാരണഗതിയിൽ ഒരു വേനൽ കാലത്ത് മണ്ണിൽ ഒക്കെ വളരെ സൂക്ഷ്മമായ ശൂഷിരങ്ങൾ ഉണ്ടാവും ല്ലെ അത്തരത്തിലുള്ള ശൂഷിരങ്ങളെ അതിന് പറയുന്നൊരു പേര് എന്താ porosity അതാണ് porosity porous state എന്ന് വെച്ചാൽ എന്താണ് ശൂഷിരങ്ങളുള്ള അവസ്ഥ നമ്മൾ പോലും കാണാത്ത minute ആയിട്ടുള്ള ശൂഷിരങ്ങൾ എവിടെ ഉണ്ടാവും നമ്മുടെ ഈ മണ്ണിൽ ഉണ്ടാവും ല്ലെ raindrops circulate into the tiny pore space on the soil and get collected there മഴക്കാലത്ത് എന്ത് സംഭവിക്കും ഈ pore space ലേക്ക് വെള്ളം വന്നു നിറയും ഈ വെള്ളം വന്നു നിറഞ്ഞതിന്റെയും full ഇങ്ങനെ still ആയിട്ടിരിക്കും വേനൽക്കാലത്തോ വെള്ളമുണ്ടാവില്ല air ആയിരിക്കും നിറയ pore space ന്ന് പറഞ്ഞ മണ്ണിൻറെ ചെറിയ gap ചെറിയ ചെറിയ holes നമ്മള് പോലും കാണാത്ത ചെറിയ holes അതാണ് porosity pore space അതിൽ വേനൽക്കാലത്ത് പിന്നെ air ഉം മഴക്കാലത്ത് എന്തായിരിക്കും full water നിറഞ്ഞിരിക്കും normal condition എന്താ pore space will be filled with air the pore space will be filled with water when rain occurs മഴ ആയിക്കഴിയുമ്പോൾതേക്കും വരും ല്ലെ അപ്പൊ അതിനാണ് ആ ഒരു condition എ നമ്മൾ പറീന്നത് എന്താണ് porosity permeability നമ്മൾ discuss ഏയ അയിന്റെ porosity അപ്പൊ നോക്കിയേ മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത് മഴത്തുള്ളികൾ മണ്ണിനെ നിറഞ്ഞ് അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു മണ്ണിൽ നിരവധി ശുഷിരങ്ങൾ ഉണ്ട് ഈ അവസ്ഥയാണ് എന്ത് ഈ ശുഷിരങ്ങൾ ഉള്ള അവസ്ഥയാണ് എന്ന് വെച്ച എന്താണ് ശൂഷിരവാസ്ഥ ന്ന് പറഞ്ഞ മണ്ണിന്റെ ശൂഷ്മമായ holes അതാണ് അപ്പൊ രണ്ട് കാര്യങ്ങളെ ഇള്ളൂ വേനൽ കാലത്ത് air ഉം മഴക്കാലത്ത്

പ്രവേശനീയതാണ് ട്ടോ പ്രവേശനീയതാ ന്ന അതിന്റെ മലയാളം മലയാളം text book ലോക്കെ ഉള്ളവർ മലയാളം text book ഉള്ളോർക്ക് നിങ്ങക്ക് അറിയാൻ കഴിയും മലയാളം medium ത്തിലുള്ളവർക്ക് some rocks are porous ഇത് മാത്രല്ല എന്താണ് ഈ soil മാത്രമല്ല ചില പാറകളിലും എന്തിണ്ട് ചെറിയ pores അല്ലെ cracks ഇണ്ടാവും ല്ലെ വിള്ളലുകൾ അല്ലെങ്കിൽ വെള്ളം store ചെയ്യാനുള്ള space കൾ ചില പാറകളിൽ രണ്ടാവും ല്ലെ അതാണ് ആ porou ന്ന് പറഞ്ഞാൽ some rocks have pore such rocks cans absorb more water അപ്പൊ എന്താണ് കൃഷിയാവസ്ഥ കൂടുതലായിരിക്കും അത്തരം ഏറെ ജലം സംഭരിക്കപ്പെടുന്നു ആ പാറകളിൽ മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ശേഖരിച്ച് വെക്കും ശേഖരിച്ച് വെക്ക ന്ന് പറഞ്ഞ അവിടെ നിറഞ്ഞിരിക്കും ല്ലെ അപ്പൊ പക്ഷെ ഒരു കൊഴപ്പിണ്ട് more water can be the water will be available only the places where the pores in the rocks are interconnected പക്ഷെ ആ ഒരു pores ആ pore space ലെ വെള്ളം എന്തെയണം

കഴിഞ്ഞ videos നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നതെങ്കില് അവിടെ നമ്മൾ എന്താണ് bitcoin അത് എന്തിന് കണ്ടുപിടിച്ചു അത് എങ്ങനെ work ചെയ്യുന്നു ഏറ്റവും അവസാനമായിട്ട് എങ്ങനെ bitcoin വാങ്ങാം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് നിങ്ങളെല്ലാവരും നമ്മൾ കഴിഞ്ഞ video യിൽ കണ്ടതുപോലെ gold എന്ന platform ൽ പോയിട്ട് ചെറിയ പൈസയ്ക്ക് ആണെങ്കിലും കുറച്ച് ഒരു bitcoin വാങ്ങിച്ച് നോക്കിയിട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല പഠനം complete ആകുന്നത് എപ്പോഴും practically ചെയ്യുമ്പോഴാണ് അപ്പോൾ practically ചെന്നിട്ട് കുറച്ചു bitcoin നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു criptocurrency വാങ്ങിച്ചിട്ട് കുറച്ചുകഴിഞ്ഞ് വിറ്റാലും പ്രശ്നമില്ല ആ ഒരു practical experience കിട്ടുന്നത് എപ്പോഴും നല്ലതാണ് അല്ലേ?

അല്ല ഇത് ഇപ്പോ ഇവിടെ bitcoin മാത്രമല്ലല്ലോ കുറെയധികം cripto currencies കാണുന്നുണ്ടല്ലോ എന്ന്, ശരിയല്ലേ? അല്ലാ എങ്കിൽ തന്നെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എത്രയോ discussions ൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് പലരും എതേറിയത്തിന്റെ ഈതറിനെ പറ്റി സംസാരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതാ എല്ലാരും ശിവായുവിനെ പറ്റിയും ടോൾസ്കോയിനെ പറ്റിയും സംസാരിക്കുന്നു റിപ്പിൾ, ലൈഫ് കോയിൻ, ഡാഷ് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ര pto currencies ഇന്ന് available ആണ്. ശരിയല്ലേ അപ്പോ അങ്ങനെ കുറേ ptocurrencies ചുറ്റും ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്നു പറയുന്നത്, അല്ല എന്തിനാണ് ഇത്രയധികം ptocurrencies ഇവയുടെ ആവശ്യം എന്താണ് നമുക്കറിയുന്ന കാര്യമാണ് ptocurrency വന്നത് എന്തിനാണ്? കണ്ടുപിടിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. ഏറ്റവും ആദ്യം വന്ന ptocurrency അത് bitcoin ആണെന്നും നമുക്കറിയാം എന്നാൽ, ഇന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും അയ്യായിരത്തിൽ പരം ptocurrencies ആണ് available ആയിട്ടുള്ളത്. അപ്പോ ഇത്രയും എന്തിനാ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവയുടെ ഉപയോഗം എന്താണ്? രസകരമായ കാര്യം എന്നു വച്ചാൽ പേരിൽ ptocurrency എന്നുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ptocurrencies ഉം currency ഒന്നുമല്ല മറ്റുപല ഉപയോഗങ്ങൾക്കാണ് ഇവയെ കണ്ടുപിടിച്ചിട്ട് തന്നെ ഉള്ളത്. അപ്പോ ഇന്നത്തെ video യുടെ ലക്ഷ്യം ഇതാണ് കാരണം നമുക്ക് മുന്നിലേക്ക്പോയിട്ട് ptocurrency ന്നുള്ള മുഴുവൻ ലോകത്തെയും വ്യക്തമായി പഠിക്കേണ്ടതാണ്, ഇതിൽ കുറെയധികം investment നടത്തേണ്ടതാണ്, നല്ല opportunities കണ്ടെത്തേണ്ടതാണ്, trade ചെയ്യേണ്ടതാണ്, അപ്പോൾ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ആ ലോകത്തിലേക്ക് കടക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് different types of cryptocurrencies ന്നുള്ളതാണ് ശരിയല്ലേ കാരണം ഈ അയ്യായിരത്തിൽ പരം കാണുമ്പോൾ എല്ലാം currency അല്ലാന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോന്നിനും ഓരോ category ഉണ്ട്, ഓരോ segment ഉണ്ട് ഓരോ ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണം ആ ഒരു ചിന്ത തലയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പുതിയൊരു

ശരിയല്ലേ, അപ്പോ അത്ര മാത്രമേ ഉള്ളൂ introduction ഞാൻ ഇനിയും അധികം സമയം എടുക്കുന്നില്ല ഇന്നത്തെ video യുടെ വിഷയം different type അല്ലെങ്കിൽ different categories of cryptocurrencies എന്ന് ഉള്ളത് ആണ്. അപ്പോ video ലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോഴും പുതിയ ആൾക്കാരാണ് എങ്കിൽ ഇതുപോലെ ഒരു അക്കൗണ്ട് പോലും open ചെയ്തിട്ടില്ല എങ്കില് gold എന്ന platform ൽ അക്കൗണ്ട് open ചെയ്യാൻ പറ്റുന്നതാണ് അത് open ചെയ്യാനുള്ള link ഞാൻ താഴെ description നിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് ഒരു അക്കൗണ്ട് opening fees ഉം ഇല്ല charges സും ഇല്ല free ആയിട്ട് അക്കൗണ്ട് open ചെയ്യാം. ആയിരം രൂപയിൽ താഴെ ചെലവിൽ പോലും നിങ്ങൾക്ക് bitcoin വാങ്ങാൻ പറ്റുന്നതാണ്. പിന്നെ എപ്പഴത്തെ പോലും നിങ്ങൾ നമ്മുടെ community യുടെ ഭാഗമായിട്ടില്ല എങ്കിൽ telegram community യിൽ തീർച്ചയായിട്ടും join ചെയ്യുക. quality discussions നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ link താഴെ കൊടുക്കുന്നുണ്ട്. എപ്പഴത്തെ പോലെയും video മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക different types of cryptocurrencies മനസ്സിലാക്കാൻ ആയിട്ട് welcome to market feeds . അപ്പോ different types of cryptocurrencies പഠിക്കുന്നതിനു മുമ്പ് ഒരു term നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട് altcoin. altcoins എന്ന term എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എവിടുന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മുന്നിലേക്ക് പോയിട്ട് different types of cryptocurrencies നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ video യുടെ രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുഴുവനായിട്ടും തീർച്ചയായിട്ടും കാണുക കാരണം video യുടെ അവസാനം ഈ different types of cryptocurrency പഠിച്ചതിനു ശേഷം നമ്മൾ കുറച്ച് interesting കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. coin സും token സും തമ്മിലുള്ള difference പഠിക്കുന്നുണ്ട്, പിന്നെ ഈ മുഴുവൻ ലോക ലോകത്തിന് മനസ്സിലാക്കി തരാൻ ഒരു image ഉം കാണിച്ചു തരുന്നുണ്ട് മുഴുവനായിട്ടും തീർച്ചയായിട്ടും കാണുക. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യത്തെ അജണ്ട ശരിക്കും altcoins എന്താണെന്ന് മനസ്സിലാക്കലാണ് altcoins എന്ന term എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് alt ഉണ്ട് coins ഉണ്ട് alt എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് alternative എന്നാണ് അപ്പോ alternative coins നെ short ആയിട്ടാണ് altcoins എന്ന് പറയുന്നത്. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ് കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കഥയോടു കൂടി bitcoin നെ പറ്റി ptocurrency യുടെ ലോകത്തെപ്പറ്റി പഠിച്ചവരാണ് അല്ലേ, അപ്പൊ ആ ഒരു കഥ ആലോചിച്ചു നോക്കിയെ നമ്മൾ first episode ൽ പഠിച്ച ആ ഒരു കഥ ഒന്നാലോചിച്ചു നോക്കിയെ bitcoin എങ്ങനെയാണ് നിലവിൽ വന്നത്?

കണ്ടിട്ടില്ലാ എങ്കിൽ ആ video കണ്ടിട്ടില്ല എങ്കിൽ link കൊടുക്കുന്നത് തീർച്ചയായും കണ്ടിട്ടു വരിക existing currency യുടെ രൂപത്തിനും ഭാവത്തിനും പ്രശ്നമുള്ളത് കൊണ്ട് bitcoin എന്നുള്ള പുതിയൊരു എഹ് futuristic ആയിട്ടുള്ള ഒരു പുതിയ രൂപത്തെ മുന്നിലേക്ക് വെച്ചു അതിനെ ആണ് bitcoin എന്നു വിളിക്കുന്നത്. എന്നാൽ, മുന്നിലേക്ക് പോയപ്പോൾ മനുഷ്യനല്ലേ മനുഷ്യൻ എപ്പോഴും എപ്പോഴും കാര്യങ്ങൾ optimise ചെയ്യാനാണ് ഇഷ്ടം. അപ്പോ bitcoin കണ്ടെത്തിയതിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ bitcoin പലവിധ പ്രശ്നങ്ങൾ ഇണ്ട് എന്ന് മനസ്സിലായപ്പോൾ മറ്റുപല മനുഷ്യന്മാര് വന്നിട്ട് പുതിയ ptocurrencies മുന്നിലേക്ക് വെക്കാൻ തുടങ്ങി. light coin എന്നൊക്കെ പറയുന്നത് bitcoin ന് around ഏറെകുറെ bitcoin നെ base ചെയ്തിട്ട് തന്നെയാണ് എന്നാൽ bitcoin ന്റെ പല പോരായ്മകളെ solve ചെയ്തിട്ട് മുന്നിലേക്ക് വന്നതാണ് light coin

കുറച്ച് transaction fees കുറച്ചു കൂടുതലാണ് അതുപോലെ തന്നെ major ആയിട്ട് പറയുന്നത് bitcoin proof of work പ്രകാരമല്ലേ validate ചെയ്യുന്നത് transaction. proof of work അല്ലെങ്കിൽ mining എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത് വലിയ computers mining rix ഒക്കെ വെച്ചിട്ട് ചെയ്യാമെന്നല്ലേ പഠിച്ചത് ഈ mining ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത് കുറെ electricity വേണം അല്ലേ? അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിന് climate friendly അല്ല എന്നും ഒക്കെ പറഞ്ഞിട്ട് bitcoin പല പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ bitcoin പ്രശ്നങ്ങൾ solve ചെയ്യാനായിട്ട് light coin വന്നു ഒരു example മാത്രമാണ് അപ്പോ അത് എന്തായി ഒരു alternative coin ആയി അതുപോലെതന്നെ പിന്നീട് വേറൊരു example പറയുകയാണെങ്കിൽ ethereum എന്ന് പറയുന്ന പുതിയതായിട്ട് തന്നെ ഒരു block chain വന്നു അപ്പൊ ഇവിടെ ethereum എന്താണ് പറയുന്നത് അവര് bitcoin നിന്ന് ഉള്ള പോരായ്മകളെ solve ചെയ്യാൻ ഒന്നുമല്ല നോക്കുന്നത് അവര് പറയുന്നത് block chain technology ഉപയോഗിച്ച് മറ്റ് പല application നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്തിനു ഉപകാരമുള്ള പല പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും block chain technology ഉപയോഗിച്ചുകൊണ്ട്

അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാലം കഴിയും തോറും existing system ത്തിന് solution ആയിട്ട് bitcoin വന്നു bitcoin ന്റെ പ്രശ്നങ്ങൾ solve ചെയ്യാനും bitcoin ന്റെ പ്രശ്നങ്ങൾ solve ചെയ്യാനും ഇനി അതല്ല completely പുതിയതായിട്ട് system ത്തിനെ better ആക്കാനും ആയിട്ട് പല പല പല പുതിയ coins വന്നുകൊണ്ടിരുന്നു. ഈ പല പലതായി വന്ന എല്ലാ coins നെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് altcoins എന്നുള്ളത് വളരെ simple ആണ് ആദ്യം വന്നത് bitcoin ആണ് അതിനുശേഷം കുറെയധികം coins ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും പുതിയ പുതിയ മനുഷ്യരല്ലേ പുതിയ പുതിയ idea കൾ വരുമ്പോൾ കുറേ new innovation വരുമ്പോൾ അവ~അവർ അതിനനുസരിച്ചുള്ള പുതിയ ptocurrencies ഉം coins ഉം കണ്ടെത്തും അങ്ങനെ വരുന്നവരെ എല്ലാം collectively altcoins എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ കാര്യം വളരെയധികം എളുപ്പമാണ്. അത് clear ആയിട്ടുണ്ട് എങ്കിൽ നമുക്കിനി മുന്നിലേക്ക് പോയിട്ട് different types of cryptocurrencies പഠിക്കാം. അപ്പോ bitcoin ഉം altcoins ഉം എല്ലാരെയും ചേർത്തിട്ടാണ് ഇന്ന് അയ്യായിരത്തിൽ പരം cryptocurrencies ഉള്ളത് അപ്പോൾ എല്ലാരും ചേർത്തിട്ട് ഇവിടെ different types ഉണ്ട് ആ types ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ types cryptocurrency ആകുക currency എന്നുള്ളത് തന്നെയാണ്. right വലിയ ഒരു ethical ക്കലൊന്നും ഇല്ലായെന്ന് എനിക്കറിയാം അതായത് ptocurrency ഒരു currency ആയിട്ടാണല്ലോ കണ്ടെത്തിയത് അപ്പോൾ currency ആയിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് കണ്ടെത്തപ്പെട്ട അല്ലെങ്കിൽ invent ചെയ്യപ്പെട്ട ptocurrencies നെ എല്ലാം നമുക്ക് ഈയൊരു type ല് അല്ലെങ്കിൽ segment ല് category നമുക്ക് ഇടാൻ പറ്റുന്നതാണ് അപ്പോ ഇതിന് example ഏതാണ് bitcoins തന്നെയാണ് ഏറ്റവും വലിയ example അല്ലേ അപ്പോൾ bitcoin ആദ്യമായിട്ട് കണ്ടെത്തിയത് ഒരു currency ആയിട്ട് ഉപയോഗിക്കാനാണ്. അപ്പൊ അത് ഈയൊരു type ല് വരുന്ന ഒരു ptocurrency ആണ്. അതുപോലെ നമ്മൾ നേരത്തെ discuss ചെയ്ത light coin ഉണ്ട് അതുപോലെതന്നെ നിങ്ങളുടെ എല്ലാം favorite ആയിട്ടുള്ള dotcoin നും ശിവായുമെല്ലാം അവർക്ക് വേറെ ഉപയോഗം ഒന്നുമില്ല അവരെ കണ്ടെത്തിയത് fund ന് വേണ്ടി കണ്ടെത്തിയതാണ് എന്നാൽ അവരെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു currency ആയിട്ട് തന്നെയാണ് അതായത്

stablecoins ന്ന് പറഞ്ഞാൽ they are cryptocurrencies or coins which are backed by reserve assets എന്താണ് ഞാൻ പറയാം അതിലേക്ക് വരാം അതിനുമുമ്പ് discuss ചെയ്യേണ്ടത് ആദ്യത്തെ type ല് നമ്മൾ പഠിച്ചു currency ആയിട്ട് ഉപയോഗിക്കാൻ ആയിട്ട് കുറച്ച് ptocurrencies കണ്ടുപിടിച്ചിട്ടുണ്ടന്ന് എന്നാൽ ശരിക്കും അവയെ currency ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? bitcoin നെ ശരിക്കും currency ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ ഉണ്ട് bitcoin നെ accept ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്ന ചില companies ഉണ്ട് accept ചെയ്യുന്ന ചില രാജ്യങ്ങളും ഇപ്പോൾ ഉണ്ട് even dotcoin നെ പോലും accept accept ചെയ്യുന്ന ചില companies ഉണ്ട് അപ്പോ എന്നാലും ഇവരെ widely as a currency ഇതുവരെ accept ആയിട്ടില്ല, എന്തുകൊണ്ടാ? volatility കൂടുതലായതുകൊണ്ട് അല്ലേ? ഓരോ ദിവസവും നിങ്ങൾ നോക്കുകയാണെങ്കിൽ bitcoin ന്റെ വില കേറി ഇറങ്ങുന്നത് ലക്ഷക്കണക്കിന് രൂപകളിലാണ്. അപ്പൊ അത്രയും volatility ഉള്ള ഒരു സാധനം ഒരിക്കലും നല്ലൊരു currency ആയിട്ട് ആരും accept ചെയ്യില്ല. അപ്പോൾ അവിടെയാണ് ptocurrency യുടെ ലോകം നോക്കുമ്പോൾ volatile അല്ലാത്ത വളരെ stable ആയിട്ടുള്ള ഒരു coin ഉണ്ട് അല്ലെങ്കിൽ ഒരു ptocurrency ഇണ്ടെങ്കിൽ അത് ആൾക്കാരൊരു transaction വേണ്ടി അല്ലെങ്കിൽ currency ആയിട്ട് ഉപയോഗിക്കില്ലേ എന്നുള്ള ചിന്തയിൽ നിന്നാണ് stable coins കണ്ടെത്തിയത്. പേരിൽ തന്നെയുണ്ട് അല്ലേ? stable ആണ് volatile അല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് stable coins എപ്പോഴും they are backed by reserve asset അപ്പോൾ stable coin കണ്ടുപിടിച്ച കമ്പനി അല്ലെങ്കിൽ അതിനെ മുന്നിലേക്ക് വെച്ച കമ്പനി പറയുന്നത് നമുക്ക് example എടുത്തു പഠിക്കാം അതാണല്ലോ ഏറ്റവും എളുപ്പം ഏറ്റവും ആദ്യത്തെ example എടുക്കേണ്ടത് അല്ലെങ്കിൽ USDT എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന tether ന്റെ example നമുക്ക് എടുക്കാം, അപ്പോൾ tether ന്റെ case നോക്കുകയാണെങ്കിൽ tether ന്റെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ മുന്നിലേക്ക് വച്ച് കമ്പനി പറയുന്നത് ഓരോ USDB യും ഒരു US Dollar മായിട്ട് teched ആണ് അല്ലെങ്കിൽ backed ആണ് എന്നാണ്അതൊരു കമ്പനിക്കാര് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു USDT തരുന്നുണ്ടെങ്കിൽ അതൊരു ptocurrency ആണ് stablecoin ആണ് അത് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിന് equivalent ആയിട്ട് ഒരു US Dollar നമ്മൾ നമ്മുടെ reserve ൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താ ഗുണം US Dollar നമുക്കറിയാം വളരെ stableDollar ആയിട്ട് ഒരു സാധനമാണ് US ന്റെ വില കൂടിയാൽ USBT യുടെയും വില കൂടും ഈയൊരു coin ന്റെ ptocurrency യുടെയും വില കൂടും USDollar ന്റെ വിലകുറഞ്ഞാൽ USBT എന്ന ptocurrency യുടെയും വിലകുറയും അപ്പോ നമ്മുടെ കയ്യിലുള്ളത് ptocurrency യാണ് ptocurrency തരുന്ന എല്ലാ benefit സും ഉണ്ട് USBTHold ചെയ്താൽ decentralized ആണ് safety വളരെ high യാണ് ആർക്കു വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അയച്ചു കൊടുക്കാൻ വളരെ പെട്ടെന്ന് transactions ഉണ്ട് transactions charge കുറവാണ് അങ്ങനെ എല്ലാ ഉപകാരവും ഉണ്ട് USBT ല് ഇത് ആർക്കുവേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പണം അയച്ചുകൊടുക്കാം അല്ലേ? അതിനോടൊപ്പം തന്നെ stability യും ഉണ്ട്. അപ്പോ US Dollar വെച്ച് transactions നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് annominaty related secrecy related അല്ലെങ്കിൽ രാജ്യങ്ങൾ പല രാജ്യത്തേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് അവിടെ transactions related tension ഉണ്ടെങ്കിൽ USBT ൽ transaction നടത്താം അപ്പോൾ US Dollar എന്ന ഒരു reserve asset ല് backed ആയിട്ടുള്ള ഒരു ptocurrency യാണ് block chain ൽ run ചെയ്യുന്ന ഒരു ptocurrency യാണ് USDT എന്നുള്ള അല്ലെങ്കിൽ tether എന്ന് വിളിക്കുന്ന ഒരു stable coin മനസ്സിലായോ അപ്പോൾ ഇവിടെയാണ് ഓരോ types പഠിക്കുന്നതിന്റെ importance വരുന്നത് ഞാൻ വേറെ ഒരു example തരാം, എപ്പോഴും ഒരു currency തന്നെ backed ആവണമെന്നില്ല വേറൊരു വളരെ മനോഹരമായിട്ടുള്ള example തരാം back gold ഇത് മറ്റൊരു ptocurrency യാണ് ഒരു stable coin ആണ്. backgold കണ്ടുപിടിച്ച കമ്പനി പറയുന്നത് നിങ്ങൾ നമ്മളിൽ നിന്ന് black gold എന്ന ഒരു coin cryptocurrency വാങ്ങുകയാണെങ്കില് അതിന് നമ്മൾ actual gold reserve ൽ സൂക്ഷിക്കും എന്നുള്ളതാണ് ഒരു black gold നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻറെ yearly മുപ്പത് gram സ്വർണമാണ് ഈ ഒരു കമ്പനി reserve ൽ വെക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചു കൂടി എളുപ്പമാണ് നമ്മൾ stock market ൽ ഉള്ളത് അല്ലേ ശരിക്കും ഈ digital gold എന്ന് പറഞ്ഞാൽ എന്താ? digital gold എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് actual gold അവര് safe ല് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് നമുക്ക് digitally അതിന്റെ ownership തരുന്നു എന്ന് മാത്രമല്ലേ അല്ലെങ്കിലും gold bonds എന്താണ്? gold actual reserve ലുണ്ട് അതിൻറെ പേപ്പറിൽ അതിന്റെ bond ആണെന്ന് പറഞ്ഞു എഴുതിത്തരുന്നതാണ് അതുപോലെതന്നെ gold reserve വിലെ കമ്പനി വച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് നമുക്ക് ownership ഇണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് actual ഒരു ptocurrency തരികയാണ്. എന്തുകൊണ്ടാ bond ഓ അല്ലെങ്കിൽ digital gold digital gold വാങ്ങിച്ച പോലെ എന്തുകൊണ്ട് ptocurrency വാങ്ങാം നമുക്കറിയുന്നതു പോലെ decentralized ആണ് safe ആണ് secure ആണ് transper ആണ് പെട്ടന്ന് transactions നടത്താം അതുപോലെ gold നെ back ചെയ്തു കൊണ്ട് ഉള്ള വളരെ stable ആയിട്ടുള്ള ഒരു ptocurrency യാണ് black gold എന്ന് പറയുന്നത്. അപ്പോ stable coin എന്താണെന്ന് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു reserve asset അത് gold ആകാം, sperious metal ആകാം, രാജ്യത്തിൻറെ currency ആകാം അതിൻറെ backing ഓട് കൂടിയുള്ള ഒരു ptocurrency നെ ആണ് നമ്മള് stable coin എന്ന് വിളിക്കുന്നത്. stable ആയതുകൊണ്ട് തന്നെ വളരെ simple ആയിട്ട് transaction ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. transaction ല് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ gold ൽ investment ചെയ്യുന്നതിന് പകരം നേരെ gold ലോ അല്ലെങ്കിൽ digital gold ലോ invest ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ black gold എന്നുള്ള ptocurrency യിൽ invest ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത് നമ്മൾ പഠിക്കേണ്ടത് utility tokens ആണ് അപ്പോ ഇതിൻറെ പേരിൽ തന്നെ സംഭവം ഉണ്ട് അല്ലേ utility tokens ഒരു utility ക്ക് വേണ്ടി കണ്ടുപിടിച്ച ptocurrency ആണ് ഇനിയും simple ആയിട്ട് പറയുകയാണെങ്കിൽ specific users ന് വേണ്ടിയിട്ട് തന്നെ കണ്ടുപിടിച്ചതാണെന്ന് പറയാം അല്ലേ? അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഒരിക്കലും ലോകം മുഴുവൻ ഒരു currency ഒരു currency ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ഒന്നും അല്ല ആരും utility token കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ വളരെ specific ആയിട്ടുള്ള ഒരു ഉണ്ടാകാം. നമ്മൾ ഇത്രയും നേരം ചെയ്തപോലെ അല്ലെങ്കിൽ നമ്മളുടെ ചാനൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ again real life examples എടുത്തു കൊണ്ട് തന്നെ നമുക്ക് utility token മനസ്സിലാക്കാം. അപ്പോ ഇവിടെ ആദ്യത്തെ example എനിക്ക് എടുക്കാൻ ഉള്ളത് brave എന്നു പേരുള്ള ഒരു web browser നെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ പലരും google chrome ഉപയോഗിക്കുന്നവർ ഉണ്ടാവും നാക്ക് ഉപയോഗിക്കുന്നവര് സഫാരി browser ഉപയോഗിക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾ internet ൽ നോക്കിയാൽ പല web browers ഉപയോഗിക്കുന്നുണ്ട് ലെ. അപ്പോൾ അതുപോലെ തന്നെ പുതിയതായ ഏതായാലും പുതിയതല്ല എന്നാലും വളരെ എന്താ പറയുക advanced ആയിട്ടുള്ള വളരെ beneficial ആയിട്ടുള്ള പുതിയൊരു browser ഉണ്ട് ആ web browser ന്റെ പേര് brave browser എന്നാണ് അപ്പോ ഈ brave browser ഉം basically block chain technology ഒക്കെ use ചെയ്യുന്നുണ്ട് അപ്പൊ brave browser ന്റെ കാര്യം പറയുകയാണെങ്കില് അവരുടെ തന്നെ ഒരു ptocurrency ഉണ്ട് അതിൻറെ പേരാണ് BAT, basic attention token ഈ basic attention token ഒരു utility token ആണ് അപ്പോൾ എന്താണ് bat ന്റെ utility ഈ brave browser എന്ന browser നകത്ത് നിങ്ങൾക്കൊരു add കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും payments നടത്തണമെങ്കിൽ അതിനെല്ലാം ഈ brave browser ന്റെ ecosis ത്തിനകത്ത് കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു utility token ആണ് BAT ന്നു പറയുന്നത്, മനസ്സിലായി വരുന്നുണ്ടോ? വളരെ interesting ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് brave browser നിങ്ങൾ ആയിട്ടുള്ള user ഉപയോഗിക്കുക ആണെങ്കിൽ പോലും നിങ്ങൾ add കൾ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചും ഈ BAT എന്ന് ഉള്ള token കിട്ടുന്നതാണ്. അതേസമയം തിരിച്ച് ആലോചിക്കുകയാണെങ്കില് brave browser കാണുന്ന users എന്തെങ്കിലും add കാണണമെന്നുണ്ടെങ്കിൽ add കൊടുക്കാന് ആഗ്രഹിക്കുന്നവര് ഈ brave browser അല്ലെങ്കിൽ ഈ കമ്പനിക്കാർക്ക് payment നടത്തുന്നത് പലപ്പോഴും BAT വഴിയായിരിക്കും basic attention token വഴിയായിരിക്കും. basic ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ brave browser നകത്ത് specific utility ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു token ആണ് basic attention token see probably വേറെ എവിടെപ്പോയാലും ഈ ഒരു ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റി കൊള്ളണമെന്നില്ല. വേറൊരു രസകരമായ കാര്യം ഈ ഒരു basic attention token നിങ്ങളുടെ കയ്യിൽ വന്നു നിങ്ങൾ അപ്പോൾ brave browser use ചെയ്തു തുടങ്ങി കുറെനാൾ use ചെയ്യുമ്പോൾ പയ്യെ പയ്യെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് BAT കിട്ടിത്തുടങ്ങി ഇങ്ങനെ കയ്യിൽ നിങ്ങളുടെ BATFree ആയിട്ട് കിട്ടുകയാണ് കുറെനാൾ കഴിഞ്ഞിട്ട് ലോകത്ത് എല്ലാവരും brave browser use ചെയ്യാൻ തുടങ്ങി എല്ലാരും ഇപ്പോൾ use ചെയ്യുന്ന browser ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ BAT ന്റെ വില തീർച്ചയായിട്ടും കൂടില്ലേ അപ്പൊ അങ്ങനെ BAT ന്റെ വില കൂടുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ലാഭം കിട്ടുകയും ചെയ്യും. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നുകാണുമല്ലേ, അതിനുത്തരം അതാണ് കുറച്ചു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് utility tokens ന്റെ കൂടി example ഞാൻ തരാം ethereum എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ethereum അതിഭീകരമായ ഒരു block chain platform ആണ്. അതിനെപ്പറ്റി ഒക്കെ വിശദമായി കുറെ discuss ചെയ്യാനുണ്ട്. എന്നാലും ethereum നെ പറ്റി ഒരു complete dedicated video ചെയ്യാൻ പോലും ഞാൻ plan ചെയ്യുന്നുണ്ട്. അപ്പോ ethereum ത്തിന്റെ ലോകം എന്നു പറയുന്നത് അതിനകത്ത് മറ്റ് ആൾക്കാർക്ക് വന്നിട്ട് decentralized application ഉണ്ടാക്കാൻ പറ്റും smart contract എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നിലേക്ക് പഠിക്കുന്നുണ്ട്. നിങ്ങളും ഭാവിയിൽ കാണുന്നവർ ആണെങ്കിൽ ethereum ത്തിന്റെ video യുടെ link ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ ethereum ഒരു block chain platform മാണ് അതിനകത്ത് തന്നെ കുറേ മറ്റ് ആൾക്കാർക്ക് വന്നിട്ട് applications ഉണ്ടാക്കാൻ പറ്റും. അപ്പോ ethereum തിന്റെ ലോകത്ത് ഇത്രയും applications ഉണ്ട് എങ്കില് അവിടെ transactions നടക്കുമ്പോൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു currency യുടെ ആവശ്യമില്ലേ അതിനെയാണ് ether എന്ന് വിളിക്കുന്നത്. ether അല്ലെങ്കിൽ ETH എന്ന് പറയുന്ന etheriumblock chain അകത്ത് ഉപയോഗിക്കപ്പെടുന്ന ഒരു currency പോലെ കണക്കാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോ ether ഒരു utility token ആണ് ETH ഒരു utility token ആണ്. ethereum block chain ന്റെ അകത്ത് transactions നടത്താൻ ആയിട്ട് മനസ്സിലാകുന്നില്ലേ ഒരു last example കൂടി തരാം എന്ന platform നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓ നിങ്ങൾക്ക് ptocurrency വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഈ പോവുകയാണെങ്കിൽ അവരുടെ തന്നെ സ്വന്തമായ ഒരു coin ഉണ്ട് right

അല്ലേ? അപ്പൊ അങ്ങനെ കാണുമ്പോൾ എന്താ ഉപയോഗിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും ഈ WRX വാങ്ങിച്ചിട്ട് അതിൽ payment നടത്താൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും WRX വാങ്ങിച്ചിട്ട് ചെയ്യുമ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഈ platform വളരെ അടിപൊളിയാകുകയാണ് WRX ന്റെ വില കൂടും. അങ്ങനെ അത് വാങ്ങിച്ചു വെച്ചവർക്ക് അങ്ങനെ benefit ഉണ്ട് കമ്പനിക്ക് benefit ഉണ്ട് കാരണം എന്താ WRX ന്റെ കുറെ കമ്പനി owners ന്റെ കയ്യിൽ ഉണ്ടാവും വാങ്ങിച്ചു വെച്ചവർക്ക് ഉപയോഗമുണ്ട് വാങ്ങിച്ചുവെച്ചവർ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലും ഉപയോഗമുണ്ട് അല്ലേ? benefit ഉണ്ട്. discount കിട്ടുന്നുണ്ട് transaction target ല് മനസ്സിലായില്ലേ, അപ്പൊ ഈ മൂന്ന് examples ഒന്ന് വ്യക്തമായിട്ട് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു network ന് അകത്ത് അല്ലെങ്കിൽ ഒരു eco system ത്തിനകത്ത് ഒരു company ക്കാര് തന്നെ അവരുടെ ഒരു specific use case നായിട്ട് ഒരു ptocurrency കണ്ടെത്തുകയാണ്, അതുകൊണ്ട് കമ്പനിക്കും ഗുണമുണ്ട്.

equity എന്ന പേര് കേട്ടപ്പോൾ രസായിട്ടുണ്ടാകും അല്ലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചു കൂടി എളുപ്പമാണ് stock market ൽ ഉള്ളവർക്ക് വളരെ simple ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ security token അല്ലെങ്കിൽ equity token അപ്പോ stock market ൽ എങ്ങനെയാണ് ഒരു company ക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു company ക്ക്

ആ പൈസ ഉപയോഗിച്ച് company വളരുകയും ചെയ്യും ശരിയല്ലേ ഇതുപോലെ തന്നെ ഒരു block chain base ചെയ്തിട്ടുള്ള ഒരു project അല്ലെങ്കിൽ ഒരു company ക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം അവർക്ക് വളരേണ്ടതുണ്ട് അതിനുവേണ്ടി അവർക്ക് fund വേണമെന്നുണ്ട് എങ്കിൽ അവർക്കൊരു coin offering ചെയ്യാൻ പറ്റും. അതായതു അവർക്ക് normal company അവരുടെ shares public ന് കൊടുക്കുന്ന കൊടുക്കുന്നത് പോലെ block chain based project നോ companies നോ അവർക്ക് അവരുടെ total ownership നെ actually coins സിലൂടെ repersent ചെയ്യാം. എന്നിട്ട് അതിലെ ഒരു ശതമാനം coins നെ public ന് കൊടുക്കാൻ പറ്റും അതിനാണ് coin offering എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ശതമാനം coin public ന് കൊടുക്കുകയാണ്. public പൈസ കൊടുത്ത് ആ coin വാങ്ങുകയാണെങ്കില് ആ പൈസ company ക്ക് വരും company ക്ക് അത് company യുടെ അല്ലെങ്കില് ആ ഒരു project ന്റെയോ company യുടെ betterment നു വേണ്ടിയിട്ട് വളരാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബാക്കി sharescompany owners ന്റെ കൈയിൽ ഉണ്ടാവും. ബാക്കി shares അല്ല ബാക്കി coins shares ന് equivalent ആണല്ലോ ഒന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കില് അത് company owners ന്റെ അടുത്തുണ്ടാകും അപ്പൊ ഇവയാണ് security tokens അല്ലെങ്കിൽ equity tokens എന്ന് പറയുന്നത്. അപ്പോ ഒരു IGO ഒക്കെ നടത്തണമെങ്കിൽ ശരിക്കും ഒരു company ക്ക് അവരുടെ white paper പ്രസിദ്ധീകരിക്കണം. അങ്ങനെ വെറുതെ ഒന്നുമല്ല ഒരു white paper ൽ ഇവർ ഇവരുടെ project എന്താണ് കാര്യങ്ങൾ എന്താണ് മുന്നിലേക്കുള്ള plans എന്താണ് എത്രമാത്രം coins ഉണ്ട് എത്രയാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എത്ര അവരുടെ തന്നെ കയ്യിൽ വെക്കാൻ plan ചെയ്യുന്നുണ്ട്.

അങ്ങനെ ആൾക്കാർ ഇത് വായിച്ചു നോക്കിയിട്ട് ആ project ല് വിശ്വാസമുണ്ട് എങ്കില് ആ coin ല് വിശ്വാസമുണ്ടെങ്കിൽ ആൾക്കാർ പൈസ കൊടുത്തിട്ട് അതിൻറെ coin വാങ്ങും എന്താണ് expectation ആ പൈസ കൊണ്ട് ആ company അല്ലെങ്കിൽ ആ ഒരു project വളരെ നന്നാകണമെന്നും അങ്ങനെ അവര് വലുതാകുമ്പോൾ ഈ coin ന്റെ വില കൂടുമ്പോൾ അവർക്ക് ലാഭം കിട്ടണം എന്നുള്ളത് തന്നെയാണ് expectation അപ്പോ ഇത് വളരെ simple ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരത്തെ ethereum ത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ coin offer ൽ ICO നെപ്പറ്റിയും വളരെ വിശദമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്ന ഒരു video ചെയ്യാൻ തീർച്ചയായിട്ടും plan ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനമായിഅറിഞ്ഞിരിക്കേണ്ട types of cryptocurrency എന്ന് പറയുന്നത് assets tokens ആണ്. asset tokens പേരിലുള്ളത് പോലെ തന്നെ its type of cryptocurrency which is backed by real assets അതായത് ഒരു real asset back ചെയ്യുന്ന ഒരു ptocurrency ആണ് asset token എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മള് stable coin പറയുമ്പോൾ stable coin ഒരു ptocurrency ആണ്. തന്നെയല്ലേ അല്ലേ നമ്മുടെ currency അല്ലെങ്കിൽ precious metal എന്നു പറയുന്നത് asset തന്നെ അല്ലേ? എന്നാൽ അതെല്ലാം ഒരു reserve asset ആണ്. അല്ലേ? ഇവിടെ asset token ലെ difference എന്ന് പറയുന്നത് ഇത് നമ്മുടെ കയ്യിലുള്ളതാണ് ഇല്ലെങ്കിൽ ആർക്കും ഏതൊരു asset നെയും എടുത്തിട്ട് അതിൻറെ പുറത്ത് ഒരു ptocurrency ഉണ്ടാക്കാൻ പറ്റും. example പറയാം ഏതൊരു painting ഒരു uniques ആണ് painting എന്ന് പറയുന്ന ഒരു unique ആയിട്ട്ഉള്ള സാധനം അല്ലേ ഏതൊരു painting നെ എടുത്തിട്ടും അതിന്റെ ownership digital ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്തൊരു ptocurrency ഉണ്ടാക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു plug ഞാൻ ഇവിടെ വെച്ചോട്ടെ non punchable token വളരെയധികം buzil ലുള്ള ഒരു സംഭവമാണ് കുറെയധികം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ശരിക്കും nonpunchable tokens അല്ലെങ്കിൽ NFT എന്നു പറയുന്നത് ശരിക്കും ഒരു asset token ആണ്. ഇതൊക്കെ മുന്നിലേക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു video ഞാനിപ്പോ ചെയ്യുന്നതുകൊണ്ടാണ് നാളെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ NST ടീനെപ്പറ്റി പിന്നീട് അതും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒന്നന്നെണ്. വേറെ example പറയുകയാണെങ്കിൽ real estate നിങ്ങളുടെ അടുത്തൊരു property ഉണ്ട് ഒരു വസ്തു ഉണ്ട് കുറച്ച് സ്ഥലമുണ്ടെങ്കില് അതിന്റെ പുറത്തു പോയി actually അതിനെ കാണിക്കുന്ന ഒരു ptocurrency നിങ്ങള് build ചെയ്താൽ അതിനെ നിങ്ങൾക്ക് ഒരു asset token എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും തമാശയല്ല ഇതൊക്കെ actually മാറുകയാണ് ലോകം മാറുകയാണ് ഞാൻ പറഞ്ഞില്ലേ ptocurrency എന്ന് പറഞ്ഞാൽ necessarly transaction വേണ്ടി ഉപയോഗിക്കുന്ന പൈസ പോലെ currency ആകുന്ന സാധനം ആകണമെന്നില്ല, asset token ഒക്കെ നോക്കിയെ വേറെ തന്നെ സാധനമാണ് ഞാൻ example പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു പത്ത് cent സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പത്ത് cent സ്ഥലം എന്റെ എന്റേതാണെന്ന് തന്നെ വിചാരിച്ചോ. ഇത് എന്റേതാണെന്നുള്ളതിന് proof എന്താ ഉള്ളത് എൻറെ കയ്യിൽ അതിൻറെ documents ഉണ്ട്, അല്ലേ? ഈ documents original ആണെന്നുള്ളതിന് എന്ത് proof ആണ് ഉള്ളത്, അത് government ന്റെ അടുത്ത് government ന്റെ അടുത്ത ഒരു copy ഉണ്ട് അവരതിനെ വളരെ വ്യക്തമായിട്ട് validate ചെയ്തതാണ്. അപ്പൊ ഇത് എന്റേതാണെന്ന് കാണിക്കാൻ വസ്തു എന്റേതാണ് കാണിക്കാൻ ഈ ഒരു document ഉണ്ട് നാളെ ഈ വസ്തു എനിക്ക് വേറൊരാൾക്ക് വിൽക്കണം എന്ത് ചെയ്യും? ഞാൻ ഈ document ലെ പേര് മാറ്റി അയാളുടെ പേരാക്കിയിട്ട് കൊടുക്കും. validate ആരു ചെയ്യും? government ചെയ്യും ശരി ആണല്ലോ. അപ്പോ അയാളുടെ ഇനിയും അയാളുടെ താണ് ആ വസ്തു ആ property അപ്പോ അയാൾ അത് എങ്ങനെ prove ചെയ്യും അപ്പോ അയ്യാൾ ആ document കാണിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ ഈ document എന്ന system അതിനെ control ചെയ്യാൻ ആയിട്ട് centralized ആയിട്ട് ഒരു government ഉണ്ട് അതിൽ എപ്പോഴും ഉള്ള പോലെ പല പല തിരുമറികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോ അതിനാണ് ഇത്രയും ഉള്ളത് എൻറെ കയ്യിൽ ഈ property വസ്തു ഉണ്ടെന്ന് കാണിക്കാൻ ആയിട്ട് go to I have a cryptocurrency അത് block chain ആധാരിതമായി work ചെയ്യുന്നതാണ്. അപ്പോ അതിൽ store ചെയ്യുന്നുണ്ട്. ഈയൊരു coin നില് ഈ ഒരു asset token store ചെയ്തു വെക്കും ഇതാണ് സ്ഥലം ഇതിന്റെ owner ഇപ്പോൾ ഷാരിഖ് ആണ് എന്നുള്ളത് store ചെയ്തു വെക്കാൻ പറ്റും നാളെ ഒരാൾ വാങ്ങാൻ വന്നു അയാൾക്ക് ഞാൻ ഇതിനകത്ത് തന്നെ ഈ ഒരു distributor ledger ഒക്കെ അതിലും ഉണ്ടാവില്ലേ അതിനകത്ത് തന്നെ ownership മാറ്റി അയാളുടെ പേരിലേക്ക് ആയി അപ്പോ

അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച അഞ്ച് different types of cryptocurrencies അല്ലേ അപ്പോ again ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ cryptocurrencies പറ്റി discuss ചെയ്യും പലതിന്റെയും പേര് കാണും നാളെ പുതിയ പുതിയ വരും അതിലൊക്കെ കുറെ